ബാഴ്സലോണയുടെ ആരാധകർ എഴുന്നേറ്റുനിന്ന് സ്വാഗതം ചെയ്തു അദ്ദേഹത്തിൻറെയും റൊണാൾഡീഞ്ഞോയുടെയും കൂട്ടുകെട്ട് ആരാധകർക്ക് ഒരു വിരുന്നു ആ മെസ്സിയുടെ ആ season പതിനേഴ് മത്സരങ്ങളിൽ നിന്നായി ആർ goal കൾ കൂടാതെ ആർ champions league കളികളിൽ നിന്നായി ഒരു goal ഉം നേടി champions league ലെ രണ്ടാം round ലെ രണ്ടാം ഭാഗത്തിൽ ചെൽസിക്കെതിരായി നടന്ന മത്സരത്തിൽ വലത് തുടയിലെ പേശി കൊണ്ടായിരുന്ന പരിക്കു മൂലം അദ്ദേഹത്തിൻറെ ആ season രണ്ടായിരത്തി ആർ march ഏഴിന് അവസാനിച്ചു റെക്കർഡിന്റെ ബാഴ്സലോണ ആ season ൽ സ്പെയിനിലെയും യൂറോപ്പിലെയും ജേതാക്കളായി രണ്ടായിരത്തി ആർ ഏഴ് season ൽ മെസ്സി സ്ഥിരമായി ഒന്നാം team ൽ ഇടം പിടിച്ചു തുടങ്ങി ഇരുപത്തി ആർ മത്സരങ്ങളിൽ നിന്നായി പതിനാല് goal കൾ നേടി മെസ്സി നവംബർ പന്ത്രണ്ടിന് വയൽ ആയുള്ള മത്സരത്തിനിടെ പരിക്കേറ്റത് മൂലം അദ്ദേഹത്തിന് മൂന്നുമാസം നഷ്ടപ്പെട്ടു അർജൻറീനയിൽ വച്ച് അദ്ദേഹം സുഖം

ആ മത്സരം അദ്ദേഹം രണ്ടാം പകുതിയിൽ ഒരു പകരക്കാരനായാണ് കളിക്കാൻ ഇറങ്ങിയത് march പതിനൊന്നിന് നടന്ന classic മത്സരത്തിൽ മെസ്സി വളരെ നല്ല നിലവാരത്തിലാണ് കളിച്ചത് പത്തു പേരായി ചുരുങ്ങിയ ബാർസലോണക്ക് അദ്ദേഹം തൻറെ hat trick ലൂടെ സമനില നേടി കൊടുത്തു അദ്ദേഹം നേടിയ മൂന്നു goal കളും സമനില goal കൾ ആയിരുന്നു അതിൽ തന്നെ അവസാനത്തെ goal injury time ൽ ആയിരുന്നു നേടിയത് ഇതിലൂടെ classic മത്സരത്തിൽ ഇവൻ സാമൂറാവിന്

അവസാനത്തോടുകൂടി അദ്ദേഹം കൂടുതൽ goal കൾ നേടാൻ തുടങ്ങി league ൽ അദ്ദേഹം നേടിയ പതിനാല് goal കളിൽ നിന്ന് പതിനൊന്നിന് goal കളും അവസാനം പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പുതിയ മറഡോണ എന്ന പേര് അദ്ദേഹത്തിന്ന് ചാർത്തി നൽകപ്പെട്ടു ഒരേ ഒരു season നുള്ളിൽ തന്നെ മറഡോണയുടെ പ്രശസ്തമായ പല goal കളും പുനർസൃഷ്ടിച്ചത് അതിനൊരു കാരണമായി രണ്ടായിരത്തി ഏഴ് april പതിനെട്ടിന് പോപ്പ ഡെൽറി semi final മത്സരത്തിൽ ക്കെതിരെ അദ്ദേഹം ഏഴ് goal കൾ നേടി മെക്സിക്കോയിൽ വെച്ച് നടന്ന ആയിരത്തി തൊള്ളായിരത്തി എമ്പതി ആറിലെ football ലോക cup ൽ ഇംഗ്ലണ്ടിനെതിരെ മറഡോണ നേടിയ goal നോട് വളരെയധികം സാമ്യമുള്ളവയായിരുന്നു അവ ഇതിലൂടെ മെസ്സി മറഡോണയുമായി വളരെയധികം താരതമ്യം ചെയ്യപ്പെട്ടു spanish പത്രങ്ങൾ മെസ്സിയെ മറഡോണ എന്ന് വിളിച്ചു അദ്ദേഹം ആ goal ന് ഇടയിൽ അരുവതിരണ്ടു meter കൾ തന്നെ ഓടി ആർ കളിക്കാരെ തന്നെ കബളിപ്പിച്ച് ഒരേ സ്ഥാനത്തു നിന്നും തന്നെ നിറയ്ച്ചു അദ്ദേഹം ഒരേ സ്ഥാനത്ത് സമയത്ത് ഇരുപത്തി ഒന്ന് വർഷങ്ങൾക്കു മുമ്പ് മെക്സിക്കോയിൽ മറഡോണ ചെയ്തതുപോലെ corner പതാകത്തേക്ക് ഓടി മത്സരത്തിനുശേഷം പത്രസമ്മേളനത്തിൽ

ഇംഗ്ലണ്ടിനെതിരായ quarter final ൽ മറഡോണ നേടിയ ദൈവത്തിൻറെ കൈ എന്ന പ്രശസ്തമായ goal നോട് സമാനമായ ഒരു goal മെസ്സി എസ്റ്റനിയോളിനെതിരെ മെസ്സി പന്തിനായി കുതിക്കുകയും goalie യായ കാർലോസ് ക്രമേനിയെ കബളിപ്പിച്ച് ആ പന്ത് സ്വന്തം കൈകൊണ്ട് വലയിലേക്ക് തട്ടിയുടെയും ആണ് ചെയ്തത് അത് ശരിയായ ഒരു hand goal ആണെന്ന് വ്യക്തമായിരുന്നെങ്കിലും goal നേടപ്പെട്ടു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് season ൽ ആദ്യ ആഴ്ചയിൽ അഞ്ചു goal കൾ നേടി മെസ്സി ബാർസലോണയെ ലാലിഗയിലെ ആദ്യ നാല് team കളിൽ ഒന്നാക്കി september പത്തൊമ്പത് സ്വന്തം മൈതാനത്ത് വെച്ച് നടന്ന ലിയോണിനെതിരെയായ മത്സരത്തിൽ മെസ്സിയുടെ goal ന്റെ പിൻബലത്തിൽ ബാർസലോണ മൂന്നേ പൂജ്യത്തിന് വിജയിച്ചു september ഇരുപത്തിരണ്ടിന്

ബാഴ്സലോണയുടെ നാല് ഒന്ന് വിജയത്തിൽ മുഖ്യപങ്കാളിയായി february ഇരുപത്തിഏഴിന് വലൻസിഎക്കെതിരെ അദ്ദേഹം ബാഴ്സലോണക്ക് വേണ്ടിയുള്ള തന്റെ നൂറാം മത്സരം കളിച്ചു മുന്നേറ്റ വിഭാഗക്കാരനായ pro ലോക പതിനൊന്ന് കളിക്കാരൻ പുരസ്കാരത്തിന് മെസ്സി നാമം നിർദ്ദേശം ചെയ്യപ്പെട്ടു spanish പത്രമായ online പതിപ്പിൽ നടന്ന ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരന് തിരഞ്ഞെടുപ്പിൽ ഏഴുവത്തേഴ് ശതമാനം vote ടെ മെസ്സി വിജയിച്ചു ഫ്രാൻസ് അഭിപ്രായത്തെ പിൻപറ്റി ലോക footballer of the yeat പുരസ്കാരം മെസ്സിക്ക് നൽകണമെന്ന് ബാഴ്സലോണ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പത്രങ്ങളായ

എല്ലാവർക്കും നമസ്‍കാരം ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പത്മപുരസ്‍കാരങ്ങളെക്കുറിച്ചാണ് വ്യത്യസ്തമേഖലകളിൽ മികവ് പുലർത്തുന്നവർക്ക് രാജ്യം നൽകുന്ന ആദരമാണ് പത്മ പുരസ്‍കാരങ്ങൾ republic ദിനം ആഘോഷിക്കുന്ന അവസരത്തിലാണ് സാധാരണയായി പത്മ പുരസ്‍കാരങ്ങൾ പ്രഖ്യാപിക്കുക ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന civilian പുരസ്‍കാരങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് പത്മ പുരസ്‍കാരങ്ങൾ പത്മഭൂഷൻ പത്മവിഭൂഷൺ പത്മശ്രീ എന്നീ മൂന്ന് വിഭാഗങ്ങളിലായാണ് പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത് എല്ലാവർഷവും republic ദിനത്തോടനുബന്ധിച്ചാണ് പ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക മാർച്ച് ഏപ്രിൽ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി പുരസ്കാരം നൽകും കല social work public affairs science and engineering വ്യവസായവും വാണിജ്യവും വൈദ്യശാസ്ത്രം സാഹിത്യം വിദ്യാഭ്യാസം sports civil service തുടങ്ങിയ മേഖലകളിലെ മികവിനെ നിലനിർത്തിയാണ് പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത് മുകളിൽ പറഞ്ഞ മേഖലകളിൽ അസാധാരണമായതും വേറിട്ടതുമായ സംഭാവനകൾ നൽകുന്നവർക്ക് പത്മവിഭൂഷൻ നൽകും ഈ മേഖലകളിൽ

indian രാഷ്ട്രപതി ആയിരത്തിത്തൊള്ളായിരത്തി അമ്പത്തിനാലു ജനുവരി രണ്ടിന് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിലൂടെ സ്ഥാപിച്ച പുരസ്‌കാരങ്ങളാണ് ഭാരത രത്ന പത്മവിഭൂഷൺ എന്നിവ പത്മവിഭൂഷൺ പുരസ്കാരത്തെ മൂന്ന് വിഭാഗങ്ങളായി തിർ തിരിച്ചിരിക്കുന്നു എന്നിങ്ങനെ ആയിരത്തിത്തൊള്ളായിരത്തി അമ്പത്തിഅഞ്ച് ജനുവരി എട്ടിലെ രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തോടെ

പത്മ പുരസ്കാരങ്ങൾക്ക് പരിഗണിക്കപ്പെടാൻ യോഗ്യരാണ് എന്നാൽ doctor ശാസ്ത്രജ്ഞർ എന്നിവരൊഴികെ service ലുള്ള സർക്കാർ അർദ്ധസർക്കാർ പൊതുമേഖല ജീവനക്കാർ പുരസ്കാരത്തിന് യോഗ്യരല്ല ഒരു വർഷം പരമാവധി നൽകാവുന്ന പത്മ പുരസ്കാരങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപത് വരെയാണ് മരണാനന്തര ബഹുമതി NRI കൾ വിദേശികൾ എന്നിവരൊഴികെ സാധാരണ സാഹചര്യങ്ങളിൽ മരണാനന്തര ബഹുമതിയായി പത്മ പുരസ്കാരങ്ങൾ നൽകാറില്ല എന്നാൽ പ്രത്യേക സാഹചര്യങ്ങൾ അർഹതയുള്ളവർക്ക് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം നൽകാറുണ്ട് സാധാരണ സാഹചര്യങ്ങളിൽ ഒരു വിഭാഗത്തിൽ പുര പുരസ്കാരം ലഭിച്ച വ്യക്തി എന്ന വ്യക്തിയെ ഉയർന്ന പത്മ പുരസ്കാരങ്ങൾക്ക് അഞ്ചുവർഷത്തിനു ശേഷമേ പരിഗണിക്കാറുള്ളൂ എന്നാൽ പ്രത്യേക case കളിൽ ഈ നിബന്ധനയിലും ഇളവു വരുത്താറുണ്ട് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്ന വിധം പത്മ പുരസ്‌കാരം ങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള പത്മ പുരസ്കാര സമിതിയിലേക്ക് എല്ലാ വർഷവും ഉം രൂപം നൽകുന്നത് പ്രധാന മന്ത്രിയാണ് cabinet secretary യാണ് പത്മ പുരസ്കാര സമിതിയുടെ തലവൻ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 പ്രധാനമന്ത്രിക്കാണ് ഈ ശുപാർശ പ്രധാനമന്ത്രി വഴി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് സമർപ്പിക്കുന്നു പത്മ പുരസ്‌കാര ജേതാക്കളെ നിർദേശിക്കാനുള്ള സമയം എല്ലാ വർഷവും മെയ് ഒന്ന് മുതൽ സെപ്റ്റംബർ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 എന്നിവർക്കെല്ലാം ശുപാർശ നൽകാം കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ സംസ്ഥാന governor മാർ മുഖ്യമന്ത്രിമാർ parliament അംഗങ്ങൾ എന്നിവർക്കു പുറമെ സ്വകാര്യ വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവർക്കും പത്മ പുരസ്‌കാരത്തിനായി പേരുകൾ നിർദേശിക്കാവുന്നതാണ് പത്മ പുരസ്‌കാരങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ വിശദാംശങ്ങൾ സർക്കാരിൻ്റെ അന്വേഷണ agency കൾ പരിശോധിച്ച്

പത്മവിഭൂഷണും ഇരുപത്തിമൂ മൂന്നു പേർക്ക് പത്മഭൂഷണും പത്തൊൻപത് പേർക്ക് പത്മശ്രീയും നൽകി ആദ്യത്തെ പത്മഭൂഷൻ ജേതാക്കൾ doctor സത്യേന്ദ്രനാഥ ബോസ് doctor സക്കീർ ഹുസ്സൈൻ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 ഹോമി ജെ ബാബ ശാന്തസ്വരൂപ് ഭട്ട്നാഗർ എം എസ് സുബ്ബലക്ഷ്മി lieutenant general തിമ്മയ്യ മൈഥിലി ശരൺ ഗുപ്ത സുകുമാർ സെൻ

ബിർ ഭൻ ഭാട്ടിയ പി ആർ ഗരുദകർ പത്മ പുരസ്കാരങ്ങളും മലയാളികളും പത്മവിഭൂഷൺ പുരസ്‌കാരം നേടിയ ആദ്യത്തെ കേരളീയൻ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

സാഹിത്യം വിദ്യാഭ്യാസം എന്ന വിഭാഗത്തിൽ ഡൽഹിയുടെ നാമനിർദേശത്തിലായിരുന്നു പുരസ്‌കാരം ലഭിച്ചത് ഇനി നമുക്ക് പത്മ പുരസ്കാരത്തിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വിജയികളെ നോക്കാം പത്മഭൂഷൺ ആകെ പത്മവിഭൂഷൺ ആകെ നാലുപേർക്കാണ് നൽകിയത് പത്മഭൂഷൺ പതിനാറു പേർക്കും പത്മശ്രീ നൂറ്റിയെഴു പേർ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

ദേവേന്ദ്ര ജജാരിയാ, രാജീവ് ഹർഷി, സത്യനാഥ് ലെ, സുന്ദർ പിച്ചേ, പ്രതിഭ റോയ് എന്നിവരായിരുന്നു പത്മഭൂഷൺ നേടിയ പ്രമുഖർ കെ ബി റാബിയ social work പി നാരായണ കുറുപ്പ് സാഹിത്യം ശോശാമ്മ ഐപ്പ് ശങ്കര നാരായണ മേനോൻ കായിക രംഗം

ശിശിർ കുമാർ ബാദൂരിയാണ് പത്മവിഭൂ പത്മഭൂഷൺ നിരസിച്ച ആദ്യത്തെ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തൊമ്പത് ആശാ ദേവി ആരണ്യകം ആയിരത്തി തൊള്ളായിരത്തിഅമ്പതിനാല് ആണ് പത്മശ്രീ നിരസിച്ച ആദ്യ വ്യക്തി വേറിട്ട കൊറച്ചു ജേതാക്കളെ നമുക്ക് നോക്കാം മൂന്നു പര പത്മ പുരസ്കാരങ്ങളും ഭാരതരത്നവും നേടിയ ആദ്യത്തെ വ്യക്തി സത്യജിത് റേ ആയിരുന്നു ബിസ്മില്ലാ ഖാൻ ആണ് ഈ ഗണത്തിലെ രണ്ടാമത്തെ വ്യക്തി കായിക രംഗത്തിനു നിന്ന് ആദ്യമായി പത്മവിഭൂഷൺ നേടിയത് വിശ്വനാഥ് ആനന്ത് ആയിരുന്നു മൂന്നു പത്മ പുരസ്കാരങ്ങളും നേടിയ ആദ്യത്തെ കായിക താരവും വിശ്വനാഥ് ആനന്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മ പുരസ്‌കാരങ്ങൾ ആകെ നൂറ്റാറു പത്മ പുരസ്‌കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ചത് പത്മവിഭൂഷൺ ആറെണ്ണം പത്മഭൂഷൺ ഒമ്പതെണ്ണം പത്മശ്രീ തൊണ്ണൂറ്റി ഒന്ന് ഇങ്ങനെയാണ് ജേതാക്കളുടെ എണ്ണം പത്മവിഭൂഷൺ ജേതാക്കൾ ബാലകൃഷ്ണ ദോഷി സഖിയുഗ് സേറ്റ് എം എസ് കൃഷ്ണ ദിലീപ് മഹാ ലനോബിസ് ശ്രീനിവാസ് വരദൻ

നമസ്ക്കാരം ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വ്യവസായ സമൂഹത്തിലെ മാറ്റവും വികസനവും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് എല്ലാ വ്യവസായങ്ങളും പ്രവർത്തന കേന്ദ്രങ്ങളാണ് ധാരാളം പേർ അവിടെ ജോലിചെയ്യുന്നു cinema വ്യവസായം തന്നെ ഉദാഹരണമായി എടുക്കാം താരങ്ങൾ മുതൽ light boy വരെ ഈ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നു അവർക്കെല്ലാം union നുകളുമുണ്ട് ഒരെ നഗരത്തിൽ തന്നെയാണ് അവർ താമസിക്കുന്നത് ഓരോരുത്തരും അവരുടെ പദവിക്കും വരുമാനത്തിനു മനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നു ചിലർ നക്ഷത്ര hotel ലുകളിൽ താമസിക്കുമ്പോൾ മറ്റുചിലർ സാധാ lodge കളിൽ ഇടം കണ്ടെത്തുന്നു അവർ കഴിക്കുന്ന ഭക്ഷണത്തിലും അവർ ധരിക്കുന്ന വസ്ത്രങ്ങളിലുമെല്ലാം ഈ അ അന്തരം നമുക്ക് കാണാൻ കഴിയും എന്നാൽ നഗരത്തിലെ ചില കാര്യങ്ങൾ വലുപ്പ ചെറുപ്പം ഇല്ലാതെ അവർ ഒരുപോലെ അനുഭവിക്കുന്നുണ്ട് അവർ ഒരേ cinema കാണുകയും cricket മത്സരങ്ങൾ ആസ്വദിക്കുകയും ചെയുന്നു അവർ എല്ലാവരും വായുമലിനീകരണം സഹിക്കുന്നു അവർ എല്ലാവരും തങ്ങളുടെ മക്കൾ നല്ല നിലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് സാമൂഹിക സ്ഥാപനങ്ങൾ ഒരാൾ തിരഞ്ഞെടുക്കുന്ന തൊഴിലിനെ സ്വാധിനിക്കുന്നത് ഉദാഹരണത്തിന് engineering മേഖലയെക്കാൾ സ്ത്രീകൾ ജോലി ചെയ്യുന്നത് nursing അദ്ധ്യാപന മേഖലയിലാണ് ഇത് യാതൃശ്ചികം മാത്രമാണോ അതോ സ്ത്രീകൾ കഠിന ജോലികൾ ചെയ്യാൻ പ്രാപ്തരെല്ലെന്ന് സമൂഹം ചിന്തിക്കുന്നുണ്ടോ nursing യഥാർത്ഥത്തിൽ ഒരു പാലം രൂപം കൽപ്പന ചെയ്യുന്നതിനേക്കാൾ കഠിനമായ ജോലിയാണെന്ന് ആർക്കാണ് അറിയാത്തത് കൂടുതൽ സ്ത്രീകൾ engineering മേഖലയിലേക്ക് തിരിഞ്ഞാൽ ആ profession ന് എന്തെങ്കിലും സംഭവിക്കുമോ ഇന്ത്യയിൽ കാപ്പിയെക്കുറിച്ചുള്ള പരസ്യങ്ങളിൽ രണ്ടു cup കളുടെ ചിത്രങ്ങൾ കൊടുക്കാറുണ്ട് എന്നാൽ അമേരിക്കയിലെ കാപ്പി പരസ്യങ്ങളിൽ ഒരു cup ൻ്റെ ചിത്രം മാത്രമെയുള്ളൂ ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് അമേരിക്കയിലെ ജനങ്ങൾക്ക് കാപ്പി കുടിക്കുക എന്നത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ് എന്നാൽ ഇന്ത്യയിൽ അത് സൗഹൃദവും ചങ്ങാത്തവും പങ്കുവെക്കാനുള്ള ഒരു സന്ദർഭമാണ് സമൂഹ്യശാസ്ത്രജ്ഞർ മാർ ഇതെല്ലാം ചൂണ്ടികാണിക്കുന്നുമുണ്ട് ഇനി വ്യവസായിക സമൂഹത്തിൻ്റെ ലിംബങ്ങളെന്ന് topic നെക്കുറിച്ച് ചർച്ച ചെയ്യാം വ്യവസായവൽക്കരണത്തിൻ്റെയും യന്ത്രവൽക്കരണത്തിൻ്റെയും കാലഘട്ടത്തിലാണ് മഹത്തായ മിക്ക സാമൂഹ്യ ശാസ്ത്ര ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടത് കാറൽ മാർക്‌സ് മാക്‌സ് വെബർ എമിലി ദുർഗയിൻ തുടങ്ങിയ ചിന്ത കന്മാർ വ്യവസായത്തിൻ്റെ ധാരാളം സാമൂഹ്യ സവിശേഷതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നഗരവൽക്കരണം മുഖാമുഖ ബന്ധത്തിൻ്റെ നഷ്‌ടം തൊഴിൽ വിഭജനം അന്യവൽക്കരണം തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു നഗര വൽക്കരണം വ്യവസായ വൽക്കരണത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ് വ്യവസായ വൽക്കരണത്തോടെ ചില ഗ്രാമങ്ങൾ നഗരങ്ങളായി മാറുന്നു ഒപ്പം പുതിയ നഗരങ്ങളും ഉയർന്നു വരുന്നു വ്യവസായിക സമൂഹത്തിൽ മുഖാമുഖ ബന്ധങ്ങൾ നിലനിൽക്കുന്നില്ല ഗ്രാമ സമൂഹങ്ങളിൽ കർഷകർ തമ്മിലും കർഷകരും ജന്മിയും തമ്മിലും നിലനിന്നിരുന്ന മുഖാമുഖ ബന്ധം വ്യവസായിക സമൂഹങ്ങളിൽ നഷ്ടമാവുന്നു പകരം ആധുനിക factory കളിലും പണിക്കിടകളിലും അജ്ഞാതമായ professional ബന്ധങ്ങൾ ഉടലെടുക്കുന്നു വ്യവസായ വൽക്കരണത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് തൊഴിൽ വിഭജനം തൊഴിലുകളിൽ ഉൽ ഉൽപന്നത്തിൻ്റെ ഒരു ഭാഗം മാത്രമെ നിർമ്മിക്കുന്നുള്ളു

വ്യവസായ വൽക്കരണം ചില മേഖലകളിൽ സമത്വം സൃഷ്ടിക്കുന്നുണ്ട് ഉദാഹരണത്തിന് train കളിലും bus കളിലും cyber cafe കളിലുമെല്ലാം ജാതി വിത്യാസ വിത്യാസങ്ങൾ ഒരു പ്രശ്‌നമേയല്ല അതേ സമയം പല രൂപത്തിലുള്ള വിവേചനങ്ങൾ പുതിയ factory കളിലും തൊഴിൽ കേന്ദ്രങ്ങളിലും നിലനിൽക്കുന്നുണ്ട് സാമൂഹ്യ അസമത്വങ്ങൾ കുറയുന്നുണ്ടെങ്കിലും സാമ്പത്തിക അസമത്വം വരുമാനത്തിലുമുള്ള അസമത്വവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ഉയർന്ന വേതനം ലഭിക്കുന്ന medicine നിയമം journalism എന്നീ profession നുകളിലെയുള്ള ജോലിയിൽപ്പെട്ടവർക്കാണ് മേധാവിത്വം ഉള്ളത് ഓരോ ജോലിക്കും തൻ്റെ പുരുഷനേക്കാൾ കുറഞ്ഞ വേതനമാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത് ആദ്യകാല സമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വ്യവസായവൽകരണത്തെ ഗുണങ്ങളും ദോഷങ്ങളുമുള്ള ഒരു പ്രക്യയാണ് കണ്ടത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ വ്യവസായവൽകരണത്തിലെ ഗുണകരവും അനിവാര്യവുമായ ഒന്നായി അവർ വിലയിരുത്താൻ തുടങ്ങി ആധുനിക വൽക്കരണ സിദ്ധാന്തതത്തിൻ്റെ സ്വാധീനമാണ് അവരുടെ നിലപാടിൽ മാറ്റം ഉണ്ടാക്കാനുള്ള കാരണം സമൂഹങ്ങൾ ആധുനികവൽകരണത്തിലേക്കുള്ള പാതയിലാണ് എന്ന് ആധുനിക വൽക്കരണ സിദ്ധാന്തം വാദിക്കുന്നു ആധുനിക സമൂഹത്തെ പ്രതിദാനം ചെയ്യുന്നത് പാശ്ചാത്യ ലോകമാണെന്നും ഈ സിദ്ധാന്തം ചൂണ്ടികാണിക്കുന്നു ഇന്ത്യയിലെ വ്യവസാ യവൽകരണക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തിന് പാശ്ചാത്യ വ്യവസായവൽകരണ മാത്യകയുമായി സാമ്യങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട് ഇവ രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ജോലിയാണ് ജനങ്ങൾ ചെയ്യുന്നതെന്നുമായി ബന്ധപ്പെട്ട് വ്യത്യാസം ആദ്യം പരി പരിശോദിക്കേണ്ടി വരും പാശ്ചാത്യ വികസിത രാജ്യങ്ങളിൽ ഭൂരിഭാഗം ജനങ്ങളും സേവന മേഖലകളിലാണ് ജോലി ചെയ്യുന്നത് തൊട്ടടുത്ത സ്ഥാപനം വ്യവസായത്തിനാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം കേവലം പത്തു ശതമാനം മാത്രമാണ് എന്നാൽ ഇന്ത്യയിൽ അറുപത് ശതമാനം ജനങ്ങളും പ്രാഥമിക മേഖലയിലാണ് അതായത് കൃഷി ഖനനം മുതലായവയിൽ പതിനേഴ് ശതമാനം പേർ ദ്വിതീയ മേഖലയിൽ അഥവാ നിർമ്മാണം കെട്ടിടനിർമ്മാണം സേവനങ്ങൾ എന്നിവയിൽ ഇരുപത്തേഴ് ശതമാനം പേർ തൃതീയ മേഖലയിലും അഥവാ വ്യവസായം ഗതാഗതം ജന ധനകാര്യ സേവനങ്ങൾ എന്നിവയിലാണ് ഇവയെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതു മുതൽ രണ്ടായിരം വരെയുള്ള രണ്ടായിരം ഈ കാലഘട്ടത്തിൽ എടുത്ത കണക്കെടുപ്പ് പ്രകാരമാണ് സാമ്പത്തിക വളർച്ചകൾക്കുള്ള ഈ മേഖലകളോട് പങ്ക് പരിശോധിച്ചു നോക്കിയാൽ കൃഷിയുടെ പങ്ക് കുത്തനെ കുറഞ്ഞിരിക്കുകയാണെന്ന് കാണാം അതേ സമയം ഇക്കാര്യത്തിൽ സേവന മേഖലയുടെ പങ്ക് പകുതിയോളമാണ് ഇത് ഗുരുതരമായ ഏതു സാഹചര്യമാണ് ഗു ഗുരുതരമായ ഒരു സാഹചര്യമാണ് കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ നിന്ന് സാമ്പത്തിക വളർച്ചകൾക്കുള്ള സംഭാവന വളരെ കുറവാണ് വികസ്വര രാജ്യങ്ങളും വികസിത രാജ്യങ്ങളും തമ്മിലുള്ള മറ്റൊരു പ്രധാന വിത്യാസം സ്ഥിര ശമ്പളക്കാരായ തൊഴിലാളികളുടെ എണ്ണത്തിലുള്ള വിത്യാസമാണ് വികസിത രാജ്യങ്ങളിലെ ഭൂരിഭാഗം ജനങ്ങളും ഔപചാരികമായി തൊഴിലുള്ളവരാണ് എന്നാൽ ഇന്ത്യയിൽ ആകട്ടെ അമ്പത് ശതമാനത്തിലധികം ജനങ്ങൾ സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ് പതിനാല് ശതമാനം പേർ മാത്രമാണ് സ്ഥിര ശമ്പളക്കാരായി ജോലി ചെയ്യുന്നത് മുപ്പ മുപ്പത് ശതമാനത്തോളം പേർ താൽകാലിക ജോലിക്കാരുമാണ് ഇനി സംഘടിത അസംഘടിത മേഖലയെ മേഖലകളെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ സംഘടിത മേഖലയെയും അസംഘടിത മേഖലയെയും തമ്മിൽ ഒരു വേർതിരിവ് നടത്താറുണ്ട് ഈ മേഖലകളിലെ നിർവചിക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട് പത്തോ അതിലധികമോ ആളുകൾ വർഷം മുഴുവനും പണി എടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും സംഘടിത മേഖലയിൽ ഉൾപ്പെടുന്നു ഈ സ്ഥാപനങ്ങൾ government ൽ register ചെയ്‌തിരിക്കണം അതിലെ തൊഴിലാളികൾക്ക് ശമ്പളവും pension ഉം മറ്റു ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് പത്തുപേരിൽ താഴെ ആളുകൾ ജോലി ചെയ്യുന്ന government ൽ register ചെയ്യാത്ത സ്ഥാപനങ്ങൾ ആണ് അസംഘടിത മേഖലയിൽ ഉൾപ്പെടുന്നത് അവിടെ യാതൊരു തരത്തിലുള്ള തൊഴിൽ സംരക്ഷണവും ഉണ്ടായിരിക്കുകയില്ല ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം പേർ പണിയെടുക്കുന്നത് അസംഘടിത മേഖലയിലാണ് സംഘടിത മേഖലയുടെ ചെറിയ വലുപ്പം നൽകുന്ന സാമൂഹിക സൂചനകൾ

ഇവിടെ തൊഴിലാളികളുടെ ജോലിയുടെ തൊഴിലാളിക ളുടെ ജോലിയുടെ പരിധി നിർണ്ണയിക്കുന്നത് വ്യക്തി ബന്ധങ്ങളാണ് തൊഴിലുടമയ്ക്ക് ഇഷ്ട്ടപ്പെട്ടാൽ തൊഴിലാളിക്ക് ശമ്പളം കൂട്ടിക്കിട്ടും ഇല്ലെങ്കിൽ അയാൾക്ക് ജോലി തന്നെ നഷ്ട്ടപ്പെട്ടു എന്ന് വരാം ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്നില്ല വ്യക്തിപരമായ നിയമങ്ങളുടെ പരി വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത് വിത്യാസമാണ് അത്തരം സ്ഥാപനങ്ങളിൽ നിയമനം കൂടുതൽ സുതാര്യമാണ് പരാതിപ്പെടാനും പ്രശ്‌നങ്ങൾ പരിഹരിച്ചു കിട്ടാനും അവിടെ സംവിധാനങ്ങൾ ഉണ്ട് രണ്ടാമതായി സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ജോലികൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറച്ച് ഇന്ത്യക്കാർക്ക് മാത്രമെ ഉള്ളു ഇവരിൽ മൂന്നിൽ രണ്ട് ഭാഗവും സർക്കാർ ഉദ്യോദസ്ഥന്മാരാണ് അതുകൊണ്ടാണ് സർക്കാർ ഉദ്യോഗത്തിന് വലിയ demand ഉള്ളത് സർക്കാർ ഉദ്യോഗത്തിന് സാമൂഹികമായ തലമുണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും പ്രാദേശത്തിൻ പ്രദേശത്തിൻ്റെയും മതിലുകളെ മറികടിക്കുന്നതിൽ മറികടക്കുന്നതിൽ അത് നിർണ്ണായക പങ്ക് വഹിക്കുന്നുണ്ട് ഭിലായ് പോലെയുള്ള പ്രദേശത്ത് ഒരിക്കൽ പോലും വർഗ്ഗിയ ലഹകൾ ലഹലകൾ ലഹളകൾ ഉണ്ടാകാത്തതിൻ്റെ കാരണം അവിടത്തെ പൊതു മേഖലാ company ആയ ഭിലായ് steel പാന്റിൽ plant ൽ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള

തൊഴിലാളികളിൽ വളരെ കുറച്ച് പേർ മാത്രമെ union union നുകളിൽ അംഗങ്ങളായിയുള്ളു സ്വാഭാവികമായി മെച്ചപ്പെട്ട വേതനത്തിനും സുരക്ഷിതമായ പ്രവർത്തി സാഹചര്യങ്ങൾക്കും വേണ്ടി സംഘടിതമായി പോരാടുന്നതി പോരാടാനുള്ള കഴിവോ അനുഭവ സമ്പത്തോ അവർക്ക് ഇല്ല അസംഘടിത മേഖലയിലെ അ അവസ്ഥകൾ പരിശോദിക്കുന്ന മെച്ചപ്പെടുന്നതിനും goverment നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് കൊണ്ട് കാര്യമായ പ്രജ പ്രയോജനങ്ങൾ ഒന്നും ഇല്ലാ എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്

നന്മകളൊക്കെ ഇവൻ ചിന്തിച്ചു കൊണ്ട് ഇവാൻ സ്വയം പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്യാത്ത എനിക്ക് എന്തായാലും ഈശ്വരൻ കൊറച്ചു food അല്ലെ നൽകാതിരിക്കില്ല അവൻ സ്വയം ഒരു വിശ്വാസം ഉള്ളിലുണ്ടാക്കിയെടുത്തു

ചെയ്തത് പെട്ടന്നു ഒരു energy അവൻ്റെ ഉള്ളിലേക്കു വന്നു അവന് വേഗം ഓടിപോയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി പൂജ ചെയ്യാൻ തുടങ്ങി അപ്പോ ഇവനിങ്ങനെ പൂജ ചെയ്തു കൊറച്ചു തുടങ്ങിയപ്പോഴേക്കും അമ്മയുടെ ശബ്‌ദം കേട്ടു പുറത്തുനിന്ന് എന്താ അമ്മ പറയുന്നത് മോനെ നീ പൂജ കഴിഞ്ഞിട്ടേ ബാഗാറിൽ പോയിട്ട് ഒന്ന് ഉപ്പ് വാങ്ങി വരണെട്ടോ എന്നു 'അമ്മ പറയുന്നു അങ്ങനെ ഇരിക്കെ ഈ കുട്ടിയുടെ ഉള്ളിൽ എന്തു വരുന്നു ആ ഒരു ലഡു പൊട്ടുന്നു അപ്പൊ ഈശ്വരൻ എൻ്റെ വിളി ഇത്ര വേഗം കേട്ടു അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സമയത്തു ഇങ്ങനെയൊരു സന്ദർഭം എത്തിച്ചുതരുക തരുക എന്നെ ബാഗാറിൽ പോകാൻ ഒരു അവസരം ആഹ് ഈശ്വരനായിട്ട് ഉണ്ടാക്കി തന്നതെന്ന് ഇവാൻ അങ്ങട് വിശ്വസിച്ചു അല്ലെ നമ്മൾ പറയുന്നത് പോലെ ഈശ്വരൻ

ബാഗാർ ബാഗാർ എന്നു പറഞ്ഞാൽ എന്താ ആ കൊറേ കടകളോടേ ഇല്ലേ നമ്മൾ പറയില്ലേ കവല അല്ലെങ്കിൽ ഓരോ ചെറിയ സ്ഥലത്തു ഒരു ചെറിയൊരു ഇണ്ടാവില്ലേ നാലു ഭാഗും കടകളായിട്ടുള്ള സ്ഥലം ആ അത്രയും മനസിലാക്കിയ മതി city എന്നൊന്നും നമ്മക് പറയാൻ പറ്റില്ല അപ്പൊ അവന് തോന്നി ഈശ്വരൻ എൻ്റെ വിളി കേട്ടു ആ വിളി കേട്ടു എന്ന് പറഞ്ഞാൽ കേൾക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ പൂജക് ഇരന്നപ്പോഴേക്കും 'അമ്മ അവനോട് ബാഗാറിൽ പോകാൻ പിന്നെ എങ്ങനെ പറഞ്ഞു

എന്നിട്ട് അവൻ എങ്ങോട് പോയി ബാഗറിലേക്കു പോകുന്ന

ഇതില്ലേ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച തെരുവിലൂടെ നടന്നു അവൻ എവിടെ എത്തുന്നു ബാഗാറിലേക്കുള്ള എത്തുന്നു അങ്ങനെ ആ സമയം എന്തായിട്ടുണ്ട് വൈകീട്ടുണ്ട് സൂര്യൻ മുങ്ങി കൊണ്ടിരിക്കുക മുങ്ങി താഴുന്നു അല്ലെ എന്ന് പറഞ്ഞാൽ മുങ്ങൂക പുതിയ ഒരു word ആണല്ലേ എന്ന് പറഞ്ഞാൽ ഒരുവി അപ്പൊ അവൻ എങ്ങനെയാ ബാഗാറിലേക് പോകുന്നത് കണ്ണുകളൊക്കെ ഇങ്ങനെ പകുതി അടച്ചു കൊണ്ട് ഇങ്ങനെ മനസ്സിൽ ഈശ്വരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടാണ് അവൻ പോകുന്നത് അവൻ ഓരോ നാമങ്ങൾ അല്ലെ ച്വല്ലി കൊണ്ട് മന്ത്രങ്ങൾ ഉരുവിട്ട് കൊണ്ട് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടാണവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാ പോകുന്നത്

ഈശ്വരനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രികരിച്ച് സന്ധ്യ സന്ധ്യകുള്ള അല്ലെ മന്ത്രത്തെ വീണ്ടും വീണ്ടും ഊരിവിട്ടു കൊണ്ട് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഉരുവിടുക അങ്ങനെ അവൻ നല്ല energy യോടു കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ അവൻ തന്നെ ഓർമ്മയില്ല എത്ര സമയം കൊണ്ടാണ് അവൻ അവിടെ എത്തിയത് ആ വയല് കടന്നത് അങ്ങനെ അവൻ കൊറച്ചു കഴിഞ്ഞ് ആ ഗ്രാമത്തിലെ തെരുവിലേക് എത്തുമ്പോൾ ആ ഇഷ്ടിക കൊണ്ട് നിർമിച്ച തെരുവിലേക് എത്തുമ്പോൾ അപ്പോഴേക്കും സൂര്യൻ മുഴുവനായിട്ട് എന്തുണ്ട് മുങ്ങീട്ടുണ്ട് പൂർണ്ണമായും സന്ധ്യ ആയിട്ടുണ്ട് ണ് അപ്പോഴൊക്കെ അവിടെക്കെ എന്ത് പരന്നു ഇരുട്ട് പരന്നു ആളുകളൊക്കെ വീടുകളിലേക്ക് മടങ്ങുന്ന സമയമാണത് അല്ലെ എന്നു പറഞ്ഞാൽ എന്താണ് പുക പുക എന്ന് ഉദ്ദേശിക്കുന്നത് മഞ്ഞായിരിക്കും അപ്പം നല്ല തണുപ്പുള്ള ദിനമായിരുന്നു എന്ന് പറഞ്ഞാ കവല ആകെ ഒന്ന് നിശബ്തമായിട്ടുണ്ട് ആളുകൾ തൻ്റെ വീടുകളിലേക്ക് പോയ്‌കൊണ്ടിരിക്കുന്ന സമയമാണ് അവൻ തൻ്റെ മുഴുവൻ കണ്ണുകൾ തുറന്ന് കൊണ്ട് എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന പൂരി അല്ലാട്ടോ മുഴുവൻ കണ്ണുകളും കണ്ണും തുറന്ന് എന്നു പറഞ്ഞാൽ തുറന്ന് പുറത്തുള്ള എന്ന് പറഞ്ഞാൽ എന്താ പുറത്ത് ഒന്നും തന്നെ നോക്കുവാൻ അവൻ താത്പര്യപെട്ടില്ല

ആഴ ഇരുട്ട് ഉള്ളിൽ അവിടെ എന്താ ഉണ്ടായിരുന്നത് മിന്നുന്ന പ്രകാശം ഇങ്ങനെയുള്ള പ്രകാശം ഈശ്വരൻ്റെ പ്രകാശം ആ പ്രക്ഷത്തിന് മുന്നിൽ അവൻ എന്താ ചെയ്യണേ എന്ന് പറഞ്ഞാൽ എന്താ അടചു കൊണ്ട് കണ്ണുകൾ അടച്ചു കൊണ്ട് മന്ത്രം ച്വല്ലുകയാണ് അപ്പൊ നമ്മൾ എന്തോക്കെ പഠിച്ചു കുട്ടി അമ്മയടെ പണം മോഷ്ടിക്ക എന്ന് കരുതിയെങ്കിലും മോഷ്ടിക്കുന്നില്ല ആസമയത്ത് അവൻ ഈശ്വരനെ ഓർമ്മ വരുന്നു അവൻ പൂർണ്ണമായും ഈശ്വരനെ ദ്യാനിച്ചു കൊണ്ട് കടയിലേക്ക് പോവുകയാണ് അല്ലെ അപ്പൊ ഇവന് ഒന്ന് ഇങ്ങനെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ എന്തായിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഇരുട്ടായിട്ടുണ്ട് അങ്ങനെ ഇരുട്ട് ആയിട്ടുണ്ട് അങ്ങനെ ആ സമയത്തു അവൻ എന്ത് കേൾക്കുന്നു ഒരു ബാങ്ക് കേൾക്കുന്നു അപ്പം അവൻ നിക്കുന്നയിൻ്റെ അടുത്തായിട്ട് എന്തുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പള്ളിയാണ് അല്ലെ അപ്പൊ ഈ പള്ളിയുടെ അടുത്ത് അവൻ ഈ ബാങ്ക് കേൾക്കുന്നു അവൻ കുറച്ചു ഒന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോ മുഴുവനായിട്ട് ഇരുട്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ കൂടുതലാട്ടോ കൂടുതൽ ഇരുട്ട് ആദ്യം കണ്ടതിനേക്കാൾ കൂടുതൽ ഇരുട്ട് ണ് ഒരു room ഇത്‌ എന്തുണ്ട് ഒരുപാട് ആളുകൾ ഒരു ബാൽക്കണിയിൽ നമസ്കരിക്കാൻ വേണ്ടി കൂട്ടം കൂടി നില്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ കൂടി അതിനു പുറത്തു അപ്പൊ ഇങ്ങനെ ഇരിക്കെ അവൻ്റെ കാലുകൾ ഉറച്ച പോയ പോലെ അവന് തോന്നി അവൻ്റെ കണ്ണുകകൾ അങ്ങൊട് പൂർണ്ണമായും അടഞ്ഞു അങ്ങനെ കാലുകൾ അവിടിന്ന് ഉറച്ചുപോയല്ലോ എന്നിട് അവനെ ഉറക്കെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശ്വര നീ ശെരിക്കും ഉണ്ടെങ്കിൽ ഞാൻ ഇത്രെയും നിന്നെ പൂജിച്ചത് സാന്ത്യസന്ധമായ മനസ്സ് ഓടിക്കൂടിയാണ് എനിക്ക് നീ ആ പണം നൽകു എപ്പോഴാ ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ ഇപ്പം നൽകണം എന്ന് അവൻ പ്രാർത്ഥിക്കുന്നു

എന്താണ് എന്ന് പറഞ്ഞാൽ അറീലെ ഉല്ലാസത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മിന്നൽ ഉഉല്ലാസത്തിൻ്റെ ആ മിന്നൽ എവിടേക്ക് പോയി

അനുഭവപ്പെടാറില്ലേ മക്കളെ ഇല്ലേ അപ്പൻ ഇവാൻ അതാണ് അനുഭവപ്പെട്ടത് കൈ ഇങ്ങനെ തറയിൽ വെച്ചപ്പോൾ ആഹ് കണ്ണടച്ചോണ്ട് ആളാണ് ഇവാൻ തറയിൽ വെക്കുന്നത് അപ്പൊ അവിടെ എന്തോ അവന് തണുപ്പ് അനുഭവപ്പെടുന്നു അവൻ നോക്കിയപ്പോൾ അവിടെ ഒരു തിളക്കവും ഉണ്ട് ആ പിന്നെ നമ്മൾ coin തിള ഒരു തിളക്കം ഇല്ലേ അതെ കിളക്കവും മിനുസ്സവും ഒരു തണുപ്പൊക്കെ ഉള്ളതാണ് തൊട്ടു നോക്കിയാൽ അപ്പൊ അങ്ങനെ അവന് feel യ്തു ഒരു പണംപോലെ എത്രയാണ് ഉണ്ടായിരുന്നത അവൻ കൈ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അവൻ കണ്ടത് എന്താണ് ഒരു എട്ടു അണ

എന്ന് പറഞ്ഞാൽ കൈ വെള്ളാട്ടോ

അവൻ ഈശ്വരനോട് അല്ലെ ഈശ്വരൻ്റെ പാദങ്ങളിൽ വീണു അവന് എന്തായി അവൻ സന്തോഷത്തിൽ എന്തായി സന്തോഷത്തിൻ്റെ സമുദ്രത്തിൽ അവൻ ആടി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആടുക എന്നു പറഞ്ഞാൽ എത്ര എട്ടു അണ ആണ് ട്ടോ വീണ്ടും വീണ്ടും നോക്കി അതിനെ ചുംബിച്ചു എന്ന് പറഞ്ഞാൽ നോക്കി അല്ലെ അവനെ സംബന്ധിച്ചു അത് വെറുമൊരു നാണയമായിരുന്നില്ല ദരിദ്രനുമേൽ ആ പാവപെട്ടവനുമേൽ അത് ഈശ്വരൻ്റെ അനുഗ്രഹമായിരുന്നു കൃപ ആയിരുന്നു അത് അവൻ്റെ പൂജയ്ക്കും അവൻ്റെ സത്യസന്ധതക്കും ഒക്കെഈശ്വരൻ നൽകിയ ഒരു സമ്മാനമാണ്

ഈശ്വരനെ ഭയന്നത് ഞാൻ ഇതുവരെ ഒരു കള്ളവും ചെയ്തില്ല ഞാൻ ഇതുവരെ ആരെയും പ്രയാസപ്പെടുത്തീട്ടില്ല അങ്ങനെയുള്ള എനിക്ക് ഈശ്വര നീ ആ പണം നല്കണേ നീ ഉണ്ടെങ്കിൽ ഇന്നെനിക് ഇപ്പം പണം നല്കണം എന്നാണ് അവൻ ഈശ്വരനോട് ആവശ്യപ്പെട്ടത് അല്ലെ അപ്പൊ അവൻ്റെ മനസ്സിലേക് എന്താണ് വന്ന മറുപടി അങ്ങനെയുള്ള അവൻ കിട്ടിയ ആ സമ്മാനം ഈശ്വരനിൽ നിന്ന് കിട്ടിയ സമ്മാനമായിരുന്നു ആ അണ എന്നിട്ട് അവൻ പാറയാണ് ഈശ്വരൻ ഉണ്ട് അവൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി